ആ എങ്ങനെയൊക്കെ മംഗലാപുരത്ത് പുതിയ കോളേജിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് ആ. ഞാൻ പ്രതീക്ഷിച്ചത് പോലെയൊന്നുമല്ല. എന്നാലും നല്ലതായിരുന്നു. എഹ് കാസർഗോഡ് കോളജ് എങ്ങനെയുണ്ട്? ആ വളരെ നല്ലത് തന്നെയാണ്. അവിടെ എങ്ങനെ ആണ്? കാലാവസ്ഥ ഭക്ഷണം ഒക്കെ പറ്റുന്നുണ്ടോ? താമസം ആഹ്. ഇവിടെ എല്ലാം നല്ലതാണ്. കാലാവസ്ഥയായാലും ഭക്ഷണമായാലും നല്ലതൊക്കെയാണ്. പൊതുവെ നിന, ഭക്ഷണത്തിനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? പൊതുവെ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ നീ. ആഹ്. ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഏഹ് ഓരോരോ പ്രദേശത്ത് ഓരോരോ രീതിയിലുള്ള ഭക്ഷണമാണ് ഉണ്ടാവുക. ഇവിടെ ഏഹ് എന്ന് പറയുമ്പോൾ ഏഹ് ഇവിടെ എല്ലാ എങ്ങനെയുണ്ട് രാവിലെ നിന്റെ ഭക്ഷണം?

ഞാന് ഹോസ്റ്റലില് ആണ് ഭക്ഷണം. കോളേജ് ഇവിടെ ദൂരെ ആയത് കൊണ്ട് ഹോസ്റ്റലിൽ ആണ് നിക്കാറ്. പക്ഷേ ഇപ്പോ വെള്ളിയാഴ്ച ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇന്നു രാവിലെ കഴിച്ചത് ഉപ്പുമാവായിരുന്നു. ഉച്ചയ്ക്ക് ഇന്നു സദ്യ കഴിച്ചു. നിനക്ക് അവിടെ എങ്ങനെയാണ്? ഭക്ഷണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മംഗലാപുരത്തെ ഭക്ഷണവും കേരളത്തിലെ ഭക്ഷണവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടോ? ആ. മംഗലാപുരത്ത് മധുരം കൂടുതലായിരിക്കും. എല്ലാ കറികളിലായാലും എല്ലാ ഭക്ഷണത്തിലായാലും മധുരം ഉണ്ടാകും. പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് ഏഹ് തൃശൂർ ഉള്ളവരാണ്. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടുന്നത് മലയാളി ഫുഡാണ്. മ്മ്. പുറത്ത് നിന്നായാലും മധുരമുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടാവുക. ആ ഭക്ഷണത്തെ പറ്റി പറയാണെങ്കിൽ ഓരോ സ്ഥലത്ത് ഓരോരോ ഇതാണ് പറയാനുള്ളത്. എന്താണു വച്ചാൽ നമുക്കിപ്പോ വീട്ടിന്നു കിട്ടുന്ന രീതിയിൽ അത്രയും നന്നായിട്ടൊന്നും പുറത്തുന്നു എല്ലായിടത്ത് നിന്നും കിട്ടണമെന്നില്ല. ആ കാര്യത്തില് നീ ഭയങ്കര ഇത് ഭാഗ്യമാണെന്ന് പറയാം. എന്നു വച്ചാൽ

കഴിക്കാറില്ലായിരുന്നു. പൊതുവെ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോ ഒരു ഏഴേ മുക്കാലിന് ഒക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത്പോലെ തന്നെ ഉച്ചയ്ക്ക് ആയാലും ചോറ് കഴിക്കാന് ഹോസ്റ്റലിൽ പോവണം. അതേ ഭക്ഷണം തന്നെ ആയിരിക്കും രാത്രിയും ഉണ്ടാവുക. അതൊക്കെ കഴിക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടില് നമുക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ ഇഷ്ടത്തിനും സമയത്തിനും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ.

എനിക്ക് ദോശ വളരെ അധികം ഇഷ്ടമാണ്. ദോശയും സാമ്പാറും കഴിക്കാൻ ഇഷ്ടമാണ്. നല്ല ചൂടോടു തന്നെ ആക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടാണു ദോശ. പിന്നെ ഉച്ചയ്ക്ക് അത്പോലെ തന്നെ നമ്മള് വീട്ടിന്നു കഴിക്കുന്ന ചോറിന്റെ അത്ര സ്വാദ് ഒന്നും എന്തായാലും പുറത്തുന്നു കഴിക്കുമ്പോ ഉണ്ടാവില്ലല്ലോ. ഇല്ല. ആ. അത്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഏഹ്. ഏഹ്. ഹോസ്റ്റലിലെ ഫുഡും വീട്ടിലെ ഭക്ഷണവും തമ്മിൽ എന്താണ് ഏഹ് വ്യത്യാസപ്പെടാൻ കാരണം?

ആ അത് നേരാ. അത് പക്ഷേ നമ്മക്ക് വീട്ടിലാണെങ്കിൽ നമ്മുടേതായ സമയത്ത് കഴിക്കുകയും നമ്മളെ സൌകര്യത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിച്ചിട്ട് കഴിക്കാമല്ലോ. പക്ഷേ ഹോ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അതൊരു പ്രശ്നമാണ്. പിന്നെ ആ വീട്ടിലെ ഭക്ഷണം എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിട്ടുമല്ലോ. എപ്പോ ഒരേ ഭക്ഷണം ആയിരിക്കില്ല. പ്രത്യേകിച്ച് രാത്രി ചോറ് കഴിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് പൊതുവെ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം ആ താമസിക്കുന്ന സ്ഥലത്തെ ശീലം അങ്ങനെ ആയത് കൊണ്ട് അത് ശീലമായി. ആ. രണ്ട് നേരം...ഞാൻ കേട്ടിട്ടുള്ളത് രണ്ട് നേരം ഏഹ് അരി ഭക്ഷണം കഴിച്ചാൽ മതി. ഒരു നേരം എന്തായാലും ഗോതമ്പ് ഭക്ഷണം കഴിക്കണമെന്നാണ്. ഏഹ്. വൃന്ദക്ക് ഏറ്റവും ഏഹ് ഇഷ്ടം എരിവാണല്ലോ. എരിവിൽ നിന്ന് ഏത്

പൊതുവെ നമ്മുടെ വീട് വീട്ടില്, വീട്ടിലങ്ങനെ അ പൊതുവെ മാംസമൊന്നും വെക്കാത്തതുകൊണ്ടു തന്നെ എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടാണ്. പിന്നെ അച്ചാറൊക്കെ ഞാൻ നന്നായി കൂട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോ ഹോസ്റ്റ പിന്നെ അവിടെ പോയതിന് ശേഷം അച്ചാറൊന്നും അധികം കൂട്ടാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാ സമയത്തും ഒരേ ടേസ്റ്റുള്ള ഭക്ഷണം അവിടെ കഴിച്ച് കഴിച്ച് ഇപ്പോ അങ്ങനത്തെ ഭക്ഷണത്തിനോട് ഒക്കെ ഇഷ്ടം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മംഗലാപുരത്തെ ഭക്ഷണത്തിനെ പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത്? അവിടത്തെ ഭക്ഷണവും കേരള ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? വീട്ടിൽത്തെ, നീ കഴി, നീ താമസിക്കുന്ന സ്ഥലത്തെ അല്ല, അവിടത്തെ പുറത്തെ ഭക്ഷണവും കേരളത്തിലെ ഭക്ഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം ഏഹ് ഇവിടെ ഉള്ള ഭക്ഷണമെല്ലാം മധുരം കൂടുതലായിരിക്കും. ഏഹ് ഒന്നെങ്കിൽ നല്ല എരിവുള്ള ഭക്ഷണമായിരിക്കും. അല്ലെങ്കിൽ നല്ല മധുരമുള്ള ഭക്ഷണമായിരിക്കും. ഇതിന്റെ ഇടയ്ക്കുള്ള ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. പുറത്ത് പോയത്. പിന്നെ ഞാൻ പുറത്ത് പോയി അധികം കഴിച്ചിട്ടില്ല. നിൽക്കുന്നിടത്ത് തന്നെ നല്ല ഭക്ഷണം കിട്ടുന്നത് കൊണ്ട്. ഏഹ് പുറത്ത് പോയിട്ട് ഒന്നും അധികം കഴിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ. ഇവിടെയും മലയാളി ഹോട്ടലുകൾ ഉണ്ട്. അപ്പൊ ഇവിടെയും മലയാളം...കേരളത്തിലെ ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ആം. അങ്ങനെയാണ്. ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോ ഇപ്പോ ഭക്ഷണമെന്നല്ല അതിന് പറയേണ്ടത്. കൂടുതലും ആ നമ്മുടെ വിശപ്പടക്കാൻ എന്നതിൽ ഉപരി നമ്മള് നമ്മള് എന്താ പറയാ, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അവര് കൂടുതൽ കൂടുതൽ ഇതാക്കാൻ നോക്കിയിട്ട് ഇപ്പോ ആരോഗ്യത്തിന് പ്രസക്തി ഇല്ലാണ്ടായിരിക്കുകയാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൂടുതലും നമുക്കറിയാലോ, രാസപദാർഥങ്ങളൊക്കെ ചേർത്തിട്ടുള്ള, അങ്ങനെയുള്ള ഭക്ഷണമല്ലേ? പോഷകാഹാരം എന്നത് ഇപ്പോ നമ്മൾ അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. എല്ലാവരും പുറത്തുന്നു കഴിക്കുന്നവരായി മാറിയിരിക്കുവല്ലേ ഇപ്പോ? ആ. അത് പറഞ്ഞത് പോലെ തന്നെ. എല്ലാവർക്കും മ്മ് പുറത്ത് എഹ് എളുപ്പത്തിൽ ആക്കാനാണ് ഇപ്പോൾ താല്പര്യം. അത്കൊണ്ട് എന്തായാലും അവര് കഴിക്കും. പുറത്ത് പോയി കഴിക്കും. എളുപ്പത്തിൽ. ഏഹ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏഹ് പോഷകം കുറയും. അസുഖങ്ങൾ കൂടും. പിന്നേ നമ്മൾ അതേ എന്റെ ഒരു അഭിപ്രായത്തില്, ആ പറയൂ പറയൂ ആഹ്. പിന്നെ ഏഹ് നമ്മൾക്കെല്ലാവർക്കും മനുഷ്യന്മാരായാലും ഏഹ് ഏഹ് അസുഖം വരാൻ അതിൽ പകുതി പങ്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തി, ഭക്ഷണത്തിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ അത്പോലെ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മള് പ്രോട്ടീൻ ആ ഘടകങ്ങളൊക്കെ കൂടിയ ഭക്ഷണങ്ങള് കൂടുതലായി നമ്മളെ ഭക്ഷണ രീതിയില് ഉൾപ്പെടുത്തണം. അതായത് സമീകൃത ആഹാരം ആയിട്ട് നമ്മള് കൊണ്ടുപോകണം. ഇപ്പോ പ്രോട്ടീൻ കൂടുതലുള്ള ചെറുപയർ അതുപോലെ മത്തി ചെറിയ ചെറിയ മീനുകള് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മള് നല്ലോണം നമ്മടെ ആഹാരത്തില് ഉൾപ്പെടുത്തണം. അത് നമ്മളെ ആരോഗ്യത്തിന് വേണ്ട ഒരു പ്രധാന ഘടകമാണ്. അത്പോലെ തന്നെ ഈ ചെറിയ രീതിയിലെങ്കിലും കൊഴുപ്പ് ഈ പാലിന്റെ കൊഴുപ്പ് അങ്ങനെയൊക്കെ നമ്മള് പാല് കുടിക്കണം. പിന്നെ കാൽസ്യത്തിന് മുട്ട അങ്ങനെ ഇരുമ്പിന്റെ അംശമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. നമ്മൾ ഈ ഇലകറികളൊക്കെ വിറ്റാമിന് ഇയൊക്കെ വളരെ അധികം വേണ്ടത് ആണല്ലോ. അപ്പോ അതൊക്കെ കഴിക്കാതിപ്പോ, എല്ലാവരും പുറത്തുന്നു കഴിച്ചു കഴിച്ചു ഇപ്പോ ആഹാരത്തില് ആരോഗ്യം എന്നുള്ളത് ആരും ചിന്തിക്കാണ്ട് ആയിരിക്കുകയാണിപ്പോ. പിന്നെ അത്പോലെ തന്നെ ഭക്ഷണതിന്റെ സമയം, എന്തു കഴിക്കുന്നു എന്നുള്ളതുപോലെ തന്നെ വളരെ അധികം പ്രാധാനം ഉള്ള കാര്യമാണ് ഭക്ഷണത്തിന്റെ സമയം. രാവിലത്തെ ഭക്ഷണം നമ്മള് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഇപ്പോ സ്കൂളുകളില് പോകുന്ന കുട്ടികളൊക്കെ എന്താ പറയാ. വൈകൂന്നു പറഞ്ഞിട്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാതെ പോകുന്ന രീതി കുറെ നമ്മള് കാണാറുണ്ട്. അപ്പോ, അങ്ങനെ ഉണ്ടാവുമ്പോഴാണല്ലോ ഈ ക്ഷീണം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ രാവിലത്തെ ഭക്ഷണം നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ രാത്രി ഭക്ഷണം ആയാലും നേരത്തെ കഴിക്കണം. അങ്ങനെയല്ലേ ചൈതന്യ? ആഹ്. അത് തന്നെയാണ് പറയാനുള്ളത്. അത്പോലെ തന്നെ ഇലക്കറികളും ഏഹ് ഒന്നും...സമീകൃത ആഹാരത്തിൽ ഒന്നും കൂടാനോ കുറയാനോ പാടില്ല. എല്ലാം പ്രോട്ടീൻ ആയാലും കൊഴുപ്പ് ആയാലും അന്നജമായാലും എല്ലാം ഒരേ തോതിൽ വേണം പോകാൻ. ഏഹ് ഒന്ന് കൂടിയാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് മോശമാണ്. നമ്മുടെ ആരോഗ്യത്തിന് പ്രധാന ഘടകം തന്നെ ഭക്ഷണമാണ്. ഇപ്പോൾ എല്ലാവരും രുചി രുചിയിലാണ് കേന്ദ്രീ...കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരോഗ്യത്തിൽ വേണം കേന്ദ്രീകരിക്കാൻ. രുചിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുട്ടികളായാലും മമ്മ്മ് ഓ കുറേ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുന്നുണ്ട്. അതിന് പകരം എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്ന മാഗ്ഗി അങ്ങനെ കുറേ ഭക്ഷണപദാർത്ഥങ്ങൾ മതി എല്ലാവർക്കും. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക്. അല്ലെ വൃന്ദ? ആ അത് ചൈതന്യ പറഞ്ഞത് ശരിയാണ്. കാരണം, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇലക്കറികള്, ഏതൊക്കെ ഇലയാ നമ്മള് പണ്ട് കഴിച്ചിരുന്നത് എന്ന് പോലും അറിയില്ല. ആ കാരണം, പണ്ടത്തെ ആൾക്കാരൊക്കെ, എന്താ പറയാ, നമ്മുടെ ഓരോ കായ് കനികളായാലും നല്ല ഇലകളായലും പോഷക ആഹാരം ഉള്ള ഇലകളയാലും ഒക്കെ വേവിച്ച് കഴിച്ചവരായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏതാണ് അങ്ങനെ കഴിക്കുന്നത് എന്ന് പോലും അറിയില്ല കാരണം അവരൊന്നും ഇത് ശീലിക്കുന്നില്ലല്ലോ. അവരുടെ മാതാപിതാക്കളൊക്കെ പുറത്തുന്നു വാങ്ങി വാങ്ങി ശീലിച്ചിട്ട് ഇവർക്കൊന്നും പോഷകാഹാരം എങ്ങനെയുള്ളവ ഏതൊക്കെയാണ് കഴിക്കേണ്ടവ ഏതൊക്കെയാണ് കഴിച്ചൂടാത്തത് എന്ന് പോലും അറിയില്ല. അത്പോലെ തന്നെ ഈ ഭക്ഷണത്തിന്റെ മറ്റൊരു, എന്താ പറയാ, ഒരു ദൂഷ്യ വശം എന്താണു വച്ചാ മോശ ഭക്ഷണം, ഇങ്ങനെ പുറത്തുന്നു ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോ ജീവിത ശൈലീരോഗങ്ങളും അത്പോലെ തന്നെ കൂടും എന്നുള്ളതാണ്. അതായത് ഇപ്പോ പ്രമേഹം, അത്പോലെ തന്നെ പൊണ്ണത്തടി, ഇപ്പോ പല നമ്മള് നമ്മൾ കൂടുതൽ കുട്ടികളിലും കാണുന്നുണ്ടല്ലോ. ഈ അധികമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത തരം കൊഴുപ്പ് കഴിച്ചിട്ട് പൊണ്ണത്തടി വരുന്ന കുട്ടികളെ നമ്മള് ഇപ്പോ കാണുന്നുണ്ടല്ലോ. ആഹ്. പിന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒരോരോ ഭക്ഷണപദാർത്ഥങ്ങൾ നല്ലതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ഒരു ഏഹ് രോഗമുണ്ടെങ്കിൽ അത് നമുക്ക് ഏഹ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാറ്റാൻ പറ്റും. മാറ്റാൻ കഴിയും. ഏഹ്. പരമാവധി കുറേ നമുക്ക് ജീവിതശൈലിയിൽ നിന്ന് വരുന്ന കുറേ രോഗങ്ങൾ നമുക്ക് ഏഹ് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ആശുപത്രിയിൽ പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അത് നമ്മള് ഇപ്പോ കാണുന്നണ്ടല്ലോ. ഇപ്പോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ പ്രമേഹം വന്നിട്ട് കഷ്ടപ്പെടുന്ന ഒരു പരിതസ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ അതാ ഞാൻ പറയുന്നത്. ഭക്ഷണം, പണ്ടത്തെ ആൾക്കാർ ഒക്കെ ആണെങ്കിൽ ഭക്ഷണം, എന്താ അവർക്കറിയാം ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തിന് എന്നുള്ളതൊക്കെ അറിയാവുന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും, പുറത്തുന്നുള്ള ഭക്ഷണം മാത്രമാണ് അവർക്കറിയാവുന്നത് പുറത്തെ ഭക്ഷണത്തിനെപ്പറ്റി എല്ലാം അറിയുമായിരിക്കും. പക്ഷേ ഏതൊക്കെയാണ് കഴിക്കേണ്ടത്, നാട്ടിലെ ഭക്ഷണങ്ങൾ എന്ന് പോലും അറിയാത്തവരാണ്. അതിന്റെ ഫലമായിട്ടാണ് പല രോഗങ്ങളും വരുന്നതും ഈ ചെറുപ്രായത്തില് പ്രമേഹം അത്പോലെ നേരത്തെ പറഞ്ഞത് പോലെ ഉള്ള തടി പൊണ്ണത്തടി വെക്കല് എന്നിങ്ങനെ ഒക്കെ രോഗങ്ങള് വരുന്നത്. ആഹ്. ആരോഗ്യത്തിന്റെ പ്രധാന ഘടകമായിട്ട് ഭക്ഷണം ആണെങ്കിൽ ഏഹ് അതിനെക്കുറിച്ച് നമ്മൾ നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭക്ഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇന്ന് കഷ്ടപ്പെടുന്നത്. ഒരു നേരത്തെയുള്ള ഭക്ഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടുത്തുന്നത്. പിന്നെ അത്പോലെ തന്നെ ഭക്ഷണം ഏഹ് ഏഹ് വേണ്ടാതെയാക്കുന്നത്. അതായത്, കളയുന്നത് ഒക്കെ.

സന്തോഷിച്ച് നമ്മൾക്ക് ഭാഗ്യമെന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, വൃന്ദ? ആ അത് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം താങ്കൾ പറഞ്ഞത് പോലെ ഈ ഭക്ഷണത്തെ ഇല്ലാ, വേണ്ടാതെ കളയുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ അതികം മോശപ്പെട്ട ഒരു കാര്യമാണ്. കാരണം, കുറെ സ്ഥലങ്ങളില് ഭക്ഷണം ഇല്ലാതെ മണ്ണ് വാരി കഴിക്കുന്ന ആൾക്കാരുടെ വാർത്തകൾ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഭക്ഷണം നമ്മള് കഴിക്കാതെ കളയുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. അത്പോലെ തന്നെ ഈ ഫുഡ് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ സമയം ഏതെങ്കിലും സമയത്ത് കഴിച്ചതു കൊണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്നു എന്ന് വച്ച് ഏതെങ്കിലും ഒരു സമയത്ത് കഴിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന്റേതായ സമയത്ത് തന്നെ കഴിക്കെം വേണം. ആഹ്. അതെ. അതെ. അത് വളരെ ശരിയാണ്. ഏഹ് നമ്മൾ ഏതെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. മ്മ്മ് എല്ലാത്തിനും അതിന്റേതായ അടുക്കും ചിട്ടയും ഏഹ് രീതിയിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. മ്മ്. അത്പോലെ തന്നെ ഏഹ് എല്ലാ തരം ഭക്ഷണപദാർത്ഥങ്ങളും നമ്മൾ കഴിക്കാൻ വേണ്ടി പ്രാപ്തരാകണം. ഏഹ്

ഇനിയിപ്പോ ചൈതന്യ പുറത്ത് മാംഗലപുരത്താണ് പഠിക്കുന്നത് എങ്കിലും ഞാൻ ഇപ്പോ കാസർഗോഡ് ആണ് പഠിക്കുന്നത് എങ്കിലും നമ്മുടെ നാട്ടില്, നമ്മുടെ പോഷകം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാതെ തന്നെ അത് തന്നെ നമ്മള് ശരീര ഈ എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ നമ്മള് എന്തായാലും മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ ആരോഗ്യത്തിനായാലും എല്ലാരുടെ ആരോഗ്യത്തിനായാലും സമീകൃത ആഹാരം തന്നെ ആണ് നല്ലത്. അങ്ങനെ അല്ലേ ചൈതന്യ? ആഹ്. അതെ. അതെ. പിന്നെ, അത്പോലെ തന്നെ ഏഹ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏഹ് എങ്ങനെയിരിക്കുന്നു അത് പോലെയാണ് നമ്മളുടെ പ്രവർത്തികൾ ഉണ്ടാവുക. നമ്മൾ രാവിലെ നന്നായി ഭക്ഷണം...രാവിലത്തെ ഭക്ഷണം തലച്ചോറിനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പഠിക്കുന്നവർക്കായാലും ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കായാലും നമ്മുടെ തലച്ചോർ നന്നായി പ്രവർത്തിക്കണം. അത്കൊണ്ട് രാവിലത്തെ ഭക്ഷണം വളരെ ഏഹ് കൃത്യതയോടെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, വൃന്ദ?

അത്പോലെ തന്നെ നമ്മൾ ആശുപത്രികൾ ...ആശുപത്രികളിൽ പോകുന്നത് ഒഴിവാക്കാം. ഏഹ് പിന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ ഭക്ഷണം.

നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ നന്നായി ബാധിക്കുന്നുണ്ട് ഭക്ഷണം. ആ എന്തായാലും നല്ല ഭക്ഷണം ഇനിയിപ്പോ നീ മംഗലാപുരത്തായാലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ നന്നാക്കി സുരക്ഷിതയായിരിക്കൂ ചൈതന്യാ. അത് തന്നെയാണ് വൃന്ദ എനിക്കും നിന്നോട് പറയാനുള്ളത്. സുരക്ഷിതയായി ഭക്ഷണം കളയാതെ നല്ല ഭക്ഷണം കഴിക്കൂ. അതേ അതേ എന്നാ ശെരി ഞാൻ ഫോൺ വെക്കുകയാണെ.